ഞാൻ ഒന്നില്ലേൽ bus ല് വരും അല്ലെങ്കി husband കൂട്ടാൻ വരും ന്നാ പറഞ്ഞത് കാരണം മഴ ആയത് കൊണ്ട് അവി ആ ഭാഗത്തേക്ക് പോവാനേ പറ്റുന്നില്ല പിന്നെ ചൊരം കറി പോന്നോണ്ട് എന്തേലും മണ്ണിടിച്ചിലോ അങ്ങനത്തെ എന്തേലും ഇണ്ടായാലോന്ന് പേടിച്ചിട്ടാ bus ല് പോയിട്ടിണ്ടെങ്കിലേ എടി അപ്പൊ train വന്നൂടെ പക്ഷെ train ൽ വരൽ scene ആയിരിക്കും ലെ ഓരോര് issues ഒക്കെ ഉണ്ടാവുന്നല്ലേ ഇപ്പൊ ആ train ല് എന്തെങ്കിലൊക്കെ ഇണ്ടാവുവേ ഇപ്പൊ വാർത്ത ഒക്കെ കാണുന്നില്ലേ ഇയ്യ്‌

അങ്ങനൊന്നും നടക്കൂലെടി കാരണം വീട്ടുകാർക്ക് train ൽ വിടാൻ പേടിയാ ഇപ്പൊ കഴിഞ്ഞായിച്ച തന്നെ വാർത്തയിൽ കണ്ടതല്ലേ ഒരു പെണ്ണിനെ train ന്ന് മോശമായിട്ട് ചെറിയ ചെക്കമ്മ് ചെക്കന്മാരൊക്കെ കൂടിട്ട് മോശമായിട്ട് പെരുമാറീലെ ആ അത് മാത്രല്ല പണ്ട് മറ്റേ സൗമ്യ ഓളതും അങ്ങനെ തന്നെല്ലേഞ്ഞോ train ൽ വന്നിട്ട്

duty കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന time ലെയിരുന്നു train ന്ന് അഹ് മറ്റെയാൾ പീഡിപ്പിച്ച് കൊല്ലുന്നെ

അപ്പൊ എങ്ങനെയാ എപ്പൊഴും പോവാറ് train തന്നെയോ എല്ലാ ഞാൻ bus ലാ കൂടുതൽ പോക്ക് train ൽ ആരെങ്കിലും കൂടെ ഇണ്ടെങ്കിലേ ഞാൻ ഏർ train ല് പോകുള്ളു

ആ leave എടുത്ത് വരണ്ടി വരും ഉം ഇങ്ങനുള്ള ഓരോ പ്രശ്നങ്ങള് bus ഉ safe ഒന്നുമല്ല bus ലു ഓരോ ഇതൊക്കെ നടക്കുന്നുണ്ട്

പെൺകുട്ടികൾക്ക് safe ആയിട്ട് ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ വരെ പറ്റാത്ത കാലാണ് ഇപ്പൊ ഇത് ഉം നമ്മളെ നാട്ടിൽ ഇതേപോലെ തന്നെ ഒരു കുട്ടി എവിടെയോ പോയി വരുമ്പോ ആരൊക്കൊക്കോ മോശായി പെരുമാറി എന്നിട്ട് ആ കുട്ടിക്ക് പിന്നെ കൊറേ കാലത്തേക് അതിന്റൊരു depression stage ലൊക്കെയായിരുന്നു

ആ ആ എൻ്റെ അവിടെ ഒരു കുട്ടിക്ക് അത്പോലെ സംഭവിച്ചിട്ടുണ്ട് കുറേ ചെക്കന്മാര് കൂടി എന്തോ ചെയ്തതാണ്

പിന്ന നമ്മക്കറീല്ലലോ ആര് എന്ത് എപ്പളാ എങ്ങനെന്ന് അമ്മക്കറിയൂല ഏത് time ല് അമ്മക്ക് എന്ത് വേണേലും സംഭവിക്കാ ലോ train ൽ പിന്നെ പോയാല് എപ്പോ എവിടെത്തി പിടിച്ചിടുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ late ആയാൽ അതും issue ആണ് പിന്നെ seat ഒന്നും book എയ്ത് പോവാൻ പറ്റൂലാലോ ഒന്ന്‌ പെട്ടെന്ന് leave കിട്ടുന്നതല്ലേ അങ്ങനെ ആകുമ്പോ general തന്നെ പോകണ്ടിയും വരും നോക്കിട്ടൊക്കെ ചെയ്യണം കഴിഞ്ഞ പ്രാവിശ്യം ഞാൻ എൻ്റെ friend ന്റെ കൂടെ ആയിനു വീട്ടിലേക്ക് പോയിന്നത് train ൽ അപ്പൊത്തന്നെ train ൽ നല്ല തെരക്കേയിരുന്നു ഞങ്ങള് ആണുങ്ങളുടെ ഇടയിലേരുന്നു ഞങ്ങൾ നിന്നീന്നത്

ഞ ഇണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ full ആയിട്ട് ഞങ്ങള് ഇതിലായിരുന്നു കേറിരുന്നത് second class ല് കേറിയപ്പോ എന്താ പറ കൂടുതൽ കൊറേ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഉം എന്നിട്ട് അവര് അവര് അവര് വേറെ എവിടെന്നോ work എന്തോ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് എന്നിട്ട് അവരെ എന്തോ കേറി പിടിച്ച് എന്തോ ചെയ്തിട്ടുണ്ട് ചെക്കന്മാർ ഞങ്ങൾ ആകെ പേടിച്ചും ചെയ്ത് അപ്പൊ പിന്നെ അത് വീട്ടിൽ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞ് train ൽ ഒന്നും ഇനി യാത്ര കേറി വരണ്ട safe അല്ലാന്നൊക്കെ train ഒക്കെ ഇപ്പൊ വെറുതെ ഓരോ ആൾക്കാർ കത്തിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഏതോ ഒരു ഭിക്ഷ എടുക്കുന്ന ആൾക്ക് ഏർ പൈസ train ൽ ഉള്ള ആരോ കൊടുത്തില്ല അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ compartment ൽ ഉള്ള ആ ദേഷ്യത്തിന് വെറുതെ train കത്തിച്ച് അങ്ങനെയൊക്കെ കൊറേ issues ഉണ്ട്

ആ അത് മൂന്നു train ഉം ഒരേ സമയത്തല്ലേ issue ആയത് അതെ കൊറേ ആളുകൾ മരിക്കും ചെയ്തീലെ ഉം അത് ഒ ഒരു train എവിടെയോ പിടിച്ചിട്ടതേയ്ഞ്ഞു മറ്റേ train പോകാൻ വേണ്ടിട്ട് പിന്നെ അത് വന്ന് ഒരു bogie തെറ്റിപോയത് രണ്ടും പിന്നിങ്ങനെ accident ആയി ഇതില് മൂന്നു train കളാ ഒരുമിച്ച് accident ആയതാന്ന് ആ

നല്ല വർത്താനം ഇയ്യ്‌ എന്തായാലും train ൽ ഒന്നും വരാൻ നിക്കണ്ട കൂടുതൽ ഇപ്പൊ മൊത്തത്തിൽ issue നടക്കുന്നൊക്കെ train തന്നെയാണ് ഓരോന്ന് പിടിച്ച് പറിക്കാനും അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടുതൽ train ലാ ഇണ്ടാവാ

ആഹ് ഇവിടൊക്കെ ആന്നുട്ടുണ്ടെൽ night വന്നുട്ടുണ്ടെങ്കിൽ ആൾകാരെങ്കിലുമുണ്ട് നമ്മളെ നാട്ടിലേക്കൊന്നും ആരും ഇണ്ടാവൂല പൊറത്ത് എന്ത് ചെയ്തിക്കുണ്ടെങ്കിൽ വരെ നമ്മൾ ആരു അറിയു ഇല്ല ഉം bus ൽ എങ്ങനെയാ രാവിലെ പോയിട്ട് എത്രമണിക്കൂറാ അങ്ങോട്ടേക്ക് എത്താൻ direct bus ലാണോ പോന്നെ അല്ലെങ്കിൽ കോഴിക്കോട് പോയിട്ട് മാറി കേറാനോ ഉം അവിട്ന്ന് bus ഇണ്ട് കല്പറ്റന്ന് bus ഇണ്ട് അവിടന്നു കയറിട്ട് ഇവിടെ വന്ന് ഇറങ്ങല പാലക്കാട് bus ഇണ്ടാവും അതിൽ കേറീട്ട് ഇവിടെ വന്ന് ഇറങ്ങല ഉം എന്തായാലും husband നോട് കൂട്ടാൻ വരാൻ പറയി ഏർ നാട്ടിൽ ഇണ്ടല്ലോ ഇനി ഇപ്പൊ അന്നത്തെ വരല്ലേ ചെറുതിലെ ഒക്കെ വിട്ടു പോയ പ്രശ്നെയിരിക്കും വരാൻ പറയ് അങ്ങനെ ആകുമ്പോ safe അല്ലെ പോകാനും വരാനൊക്കെ ഉം വരാൻ പറയണം ഓൻ എപ്പാ പോന്നെ അടുത്ത മാസം പോകും

ആ course complete ആയി ഇപ്പൊ ഞാൻ ജോലിക്ക് കേറില്ലേ നിന്റെ course ന്റെ എന്തൊകൊക്കോ issue ആയി transorze നെ പറ്റിട്ട് ഒക്കെ കൊറേ ഏർ വേണ്ടാത്ത news ഒക്കെ കണ്ടീരുന്നല്ലോ TV ല് ആഹ് അത് അവര് ആദ്യം ഞങ്ങള് കേറിയ സമയത്ത് അവര് പറഞ്ഞിരുന്നത് plus two കഴിഞ്ഞാല് ജോലികിട്ടുംന്നേയ്ഞ്ഞു പറഞ്ഞിനത് പിന്നെ placement ഒക്കെ ആയ സമയത്ത് അവര് പറഞ്ഞ് degree must ആണ് degree കയിഞ്ഞിട്ടെ ജോലി ഒക്കെ തെരുള്ളൂ അങ്ങനെ കുറേ പേര് പോയിട്ട് പൊ police station ലൊക്കെ പോയി case ഒക്കെ കൊടുത്ത് പിന്നെ അത് വാർതേലൊക്കെ വന്ന് പത്രത്തിൽ ഒക്കെ വന്ന് അങ്ങനെ ആകെ ഇതായി

പിന്നെ അതും കിട്ടീല full office work ഞ്ഞെയായിരുന്നു വരുന്നത് ഒരു ലക്ഷത്തി നാല്പത്താറായിരം രൂപ ഒക്കെ വേടിച്ചു എന്നിട്ടും ഒന്നും ആയില്ല അങ്ങനെ ഒക്കെ പറയുന്നുണ്ട് ആ കൊറേ പൈസ കൊടുത്ത് പഠിച്ചതല്ലേ ഞങ്ങളൊക്കെ പിന്നെ അത് case ആകിട്ടില്ലെങ്കി നമ്മക്ക് തന്നെയല്ലേ നഷ്ട്ടം വരാ പോയിട്ട് case കൊടുത്ത് കൊറേ പേർ ആരൊക്കെയോ പോയി transorze അടിക്കാൻ ഒക്കെ വേണ്ടി നിന്ന് തല്ലി പൊട്ടിക്കാൻ ഒക്കെ വേണ്ടീട്ട് ഒക്കെ നിന്നിരുന്നു ആഹ് ആ കൊറേ കുട്ടിയൾക്കൊന്നും placement കിട്ടീല പറഞ്ഞു transorze പൂട്ടിക്കണം ന്നൊക്കെയുള്ള news കേട്ടിരുന്നു ആ അഹ് എൻ്റെ ഒരു വേറൊര് friend ഇണ്ടായിരുന്നു ഓള് പോയപ്പൊ പതിനെട്ട് ഏർ പതിനേഴ് വയസ്സായിരുന്നു പിന്നെ ഓൾക്ക് placement ഒന്നും കൊടുത്തീല fees അടിച്ചതിന് ശേഷാണ് ഓര് ഇതൊക്കെ പറഞ്ഞെ ഇത് ഞാൻ news ല് കണ്ടീരുന്നു ആ ആ ഇപ്പെ transorze ൽ അങ്ങൻതന്നെയാ എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിക്ക് അങ്ങൻത്തൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് പതിനേഴ് വയസ്സേയിരുന്നു പക്ഷെ അവൾ full exam fees എല്ലു ഓൾ അടച്ച് എല്ലാം ചെയ്‌തു പക്ഷെ നിനക്ക് എന്തായാലും placement ആയില്ലെ ആ ഞ എനിക്ക് അയിന് transorze കാര് തന്ന placement അല്ല ഞാൻ എൻ്റെ risk ല് വേറെ company ല് കേറിക്ക നിനക്ക് എന്തായാലും എന്നാ news ലൊക്കെ അവര് complaint ചെയ്തപ്പോ participate എയ്തൂടായിരുന്നോ

ഉമ്മച്ചി ഒക്കെ വാർത്ത കണ്ടിരുന്നു അപ്പൊ ഞാൻ പറയും ചെയ്തു ഹിസാന അവിടെയാണ് പഠിക്കുന്നത് news ലൊക്കെ കണ്ടപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അവിടെ അങ്ങന കൊറേ പ്രശ്നങ്ങളായിട്ട് പിന്നെത് news report ആയി

police station ല് അവിടത്തെ sir മാരൊക്കെ police station ല് കേറേണ്ടി വന്നു കൊറേ കുട്ടികൾ case കൊടുത്തത് കൊണ്ട് വലിയ issue ആയി എന്തായാലും

എപ്പൊഴും അവിടെ എന്തൊക്കൊക്കെയോ പ്രശ്നാലെ കഴൂര് അന്നേതെ hotel ഉം അതും news ല് കണ്ടീരുന്നു

അഹ് നിങ്ങൾ railway station അടുത്താ ലെ ആ railway station ന്റെ അടുത്ത ഞങ്ങൾ നിക്കുന്നവിടെ full കഞ്ചാവും കള്ളും അതങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ആഹ് ഈ news ലൊക്കെ കേട്ടിട്ടുണ്ടാവുലെ അവിടെ ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങള് ആ ഇടക്കെടക് കാണലിണ്ട് എന്തോ hostel തെ food മാഷാണ് എന്നൊക്കെ പറഞ്ഞിട്ട് news ൽ കണ്ടിരുന്നു ഞാൻ എത്രയോ kilo chicken ഒക്കെ പഴുകി ഉം അഴുകിയ chicken അവിടെ കൊടുത്തിട്ട് ഭയങ്കര issue ആയിരുന്നു അതൊക്കെ എന്തോ അൽഫാമൊക്കെ തിന്നിട്ട് ഒരു കുട്ടി മരിച്ച് അതൊക്കെ ഇവിടല്ലെ ആ മരിച്ചിട്ടുണ്ടയിന് അൽഫാമ് തിന്നിട്ട് ഒരാൾ മരിച്ചിണ്ട് പിന്നെ ഒരു ഷവർമ കഴിച്ചിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു

ആ ഒന്നാമത് ഇപ്പൊ ആൾക്കാരൊന്നുല്ല പിന്നെ railway station ന്റെ അടുത്താണ് പിന്നെ railway station ഉള്ളത് കൊണ്ട് അവിടെ ഓരോ ആൾക്കാര് ഇങ്ങനെ വന്ന് പോവൊക്കെ ചെയ്യും നമ്മൾ പെൺകുട്ടികൾക്ക് ഒന്നും അങ്ങനെ ശരിക്ക് പുറത്ത് ഇറങ്ങി നടക്കാനൊന്നും പറ്റൂല പിന്നെ hostel ഒന്നങ്ങനെ വീടൊന്നുല്ലേരുന്നു

ഒരു സമയം കഴിഞ്ഞിക്കുണ്ടേൽ പല രീതിയിലുള്ള ആളുകളായിരിക്കും അവിടെ പൊറത്ത് ഇണ്ടാവ്അ അപ്പൊ hostel ലേക്കൊന്നു വിടില്ല പിന്നെ വീട്ടുകാരും വിടു ഒന്നുല്ല വീട്ടുകാർക്കൊക്കെ പേടിയാണ് ആ time ൽ പുറത്തിറങ്ങി നടക്കുന്നത്

ഫു food provide ചെയ്യലിണ്ട് പക്ഷെ അട്ത്ത food ഒന്നും കൊള്ളൂല

എന്നിട്ടാണ് അവര് വേറെ hostel ഉം institute ഒക്കെ അവിടന്നു മാറ്റിയത് എന്തായാലും പുറത്തുന്ന് food കഴിക്കണ്ട ഇത്രയും news ലൊക്കെ വന്ന സ്ഥിതിക്ക് എത്രക്കൊരു ഇതാക്കാൻ പറഞ്ഞാലും എന്തെങ്കിലും ഒരു issues ഒക്കെ ഇണ്ടാവും പുറത്തുന്ന് കഴിക്കണ്ട ഓ പുറത്തുന്നൊന്നും food കഴിക്കാൻ പറ്റൂല നമ്മക്ക് hotel ന്നൊന്നും ഇത് വരെ food കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ വേറെന്താ എന്നിട്ട് ഈ ആഴ്ച്ചയാണോ വരുന്നേ വൈഷ്ണവിൻ്റെ ഒക്കെ വർത്താനം എന്താ അവൾക്ക് നല്ല വർത്താനം ഈ ആഴ്ചയല്ല അടുത്താഴ്ചല്ലേ പെരുന്നാള് വരുന്നെ അപ്പൊ അടുത്താഴ്ച വരാ വിചാരിക്കുന്നുണ്ട് വൈഷ്ണവിൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു ആകെ അവിടെ പ്രശ്നമാണ് transorze ല്

ആ അവളെ അമ്മ transorze ല് വിളിച്ച സമയത്തവര് phone വരെ എടുക്കുന്നില്ലേഞ്ഞു ഒരു ഇതിൽ തരത്തിലുള്ള reaction അവിടെ ഇണ്ടായിട്ടില്ലേരുന്നു എത്ര കുട്ടികളുടെ ഭാവിയാണ് അവിടെ വെറുതെ അത് നശിപ്പിച്ച് കളഞ്ഞിട്ട് അതെ എല്ലാരും പൈസയും കൊടുത്ത് പോയിട്ട് അവിടന്ന് placement ഉം കിട്ടീല അതെന്ന് വെച്ചാല് കൂടുതൽ ഈ വീട്ടമ്മമാർ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ജോലിചെയ്യ തൊഴിലെന്തെങ്കും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇത്രേം പൈസ കൊടുത്ത് അവര് പോയി ചേർന്ന് അങ്ങനെ അത്രേം കഷ്ട്ടപെട്ടിട്ട് കുട്ടികളും

എന്തായാലും news ലൊക്കെ കൊടുത്തോണ്ടാന്നല്ലോ ഇത്രയും കുട്ടികളറിഞ്ഞത് അല്ലെങ്കിൽ ഇനിയും കുട്ടികൾ അവിടെ തന്നെ പോയിട്ട് പെടുകല്ലേ അതൊക്കെ മ മാറിയതന്നെ ഈ news ലൊക്കെ വന്നോണ്ടാണ് ഇപ്പൊ കൊറേ കുട്ടികൾക്കും ഇപ്പൊയൂട്യൂബിലൊക്കെ ആയാലു ഈ transorze ന്റെ ഇതാ അത്കൊണ്ട് കാണുന്നെ കുട്ടികളൊന്നായി പോയി പെടും എന്തായാലും news ലോക്കെ വന്നത് നന്നായി എൻ്റെ friends ഒക്കെ transorze ലേക്ക് പോവാൻ വേണ്ടി നിന്നിരുന്നു അപ്പൊഴാന്ന് അവര് ഈ news കണ്ടത് പിന്നെ അയിന് ശേഷം അവര് എല്ലാരും എന്നെ വിളിച്ച് വിളിച്ചിട്ട് ഇങ്ങന ഓരോ കാര്യങ്ങള് ചോയിച്ച് എന്നോട് ഇതൊക്കെ സത്യാണോ ഇങ്ങനെ ഒക്കെ ഇണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ് ആ ഇങ്ങനക്കെ ഇണ്ട് നിങ്ങൾ ഇങ്ങട്ട് വരണ്ട ഇങ്ങള് വേറെ ഏതിനെങ്കിലും പോയിട്ട് course പഠിക്കാനാ ഞാൻ അവരോട് പറഞ്ഞത് എൻ്റെ ഒരു friend ഇണ്ട് ഇർഷാദ് ഓന് full പഠിച്ച് കഴിഞ്ഞിട്ട് ഇത് placement കിട്ടീട്ടില്ല full പ പഠിച്ച് കഴിഞ്ഞു എന്നിട്ട് ഓല് ഒരിക് പോലും കൊടുത്തിട്ടില്ല EMI ഒക്കെ ശരിയാക്കിയതാ എന്നിട്ട് പൈസ കൊടുത്തില്ല മൂന്നിസം കൊണ്ട് പൈസ full pay ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് full പ്രശ്‌നാക്കിട്ട് ഓരങ്ങന ഇറങ്ങാന ചെയ്ത അത്രപോലും അവര് ഒരു ഇത് കൊടുകുന്നില്ലലെ ഇല്ല തീരെ ഒരു ഇതില്ല നമ്മള് ആദ്യ fees കൊടുക്കുന്നത് വരെ നല്ല സംസാരേയ്‌രിക്കും അവര് ഇടക്ക് ഇടക്ക് നമ്മളെ വിളിക്കും എന്നിട്ട് അവിടത്തെ എല്ലാ കാര്യങ്ങളും അമ്മളെ parents നെ വിളിച്ചൊക്കെ പറയും fees ഉം കൊടുത്ത് കഴിഞ്ഞിടക്കുണ്ടേല് പിന്നെ അവരുടെ സ്വഭാവം മാറാ ചെയ്യാ

ഉം ഓന് അവിടെ കേറാൻ നിന്നപ്പൊ എല്ലാ ഓര് പറഞ്ഞത്ന്ന് വിചാരിച്ചാല് EMI ശരിയാക്കി പിന്നെ മാസം അയ്യായിരം ഒക്കെ വെച്ച് അടിച്ച് പോയ മതീന്ന് വിചാരിച്ചിട്ടാണ് ഓനൊക്കെ ചേർന്നത് അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു EMI ഒന്നും പറ്റൂല ഇനി ഈ മൂന്നു ദിവസം കൊണ്ട് അടക്കണം ന്നൊക്കെ പറഞ്ഞ് വലിയൊരു issue ആകിറ്റ് പിന്നെ അവരുടെ പഠിത്തവും പോയി ഇത്ര ഒക്കെ ആഗ്രങ്ങളും കൊണ്ട് വന്നതായിരിക്കും മൂന്നുമാസം പഠിക്കാന് അതു ഒന്നും നടന്നില്ല അതെ പല മക്കളും പല പ്രതീക്ഷകളിലേക്കും ആവും അതിലേക്ക് വരുന്നെ transorze ലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് പക്ഷെ അവിടെ എത്തി കുറച്ച് കയ്യുമ്പോ അവരെല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടാണ് ചെയ്യുന്നത്

ശരിയാ എന്തായാലും വേറെ എന്തായാലും നിൻക്ക് ജോലി കിട്ടിയത് നന്നായി അല്ലെങ്കിൽ നിന്റെ അവസ്ഥയും അതുപോലതന്നെ ആയേനെ അതെ ഞാനാണെങ്കില് degree വരെ എടുക്കാണ്ട് കേറി വന്നതല്ലേ നേരെ plus two കഴിഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ ഏർ ഞാനിപ്പോ degree ചെയ്യുന്നുണ്ട് കോഴിക്കോട് ഫറോക്കിൽ BA മലയാളം

അവിടെ അടിപൊളിയാ

ഏർ അവിടെ എന്തെങ്കിലും ഒക്കെ issue ഇണ്ടായാ തന്നെ കുട്ടികളൊക്കെ നല്ല ചോദ്യം ചെയ്യും കുട്ടികളടുത്ത് ഒന്നും നടക്കൂല ഇതിപ്പോ നിങ്ങൾക്ക് ഇത്രെയും പൈസ മേടിച്ചോണ്ട് നിങ്ങക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങക്ക്ന്ന് വെച്ചാല് ഞങ്ങള് എല്ലാ കാര്യം തുറന്ന് പറയാൻ എല്ലത്തിനും react എയ്യാൻ പറ്റും അവര് എന്ത് ചെയ്താലും അതിന് ഒപ്പം നിക്കാം

കോഴിക്കോട് ഇല്ലെ luminous അവിടെ പഠിച്ചിട്ടുണ്ടെങ്കില് പൈസ തിരിച്ച് കിട്ടൂലെ അതൊക്കെ അവര് വെറുതെ പറയുന്നതാണ് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഇണ്ടായിരുന്നു അവൾ എന്നിട്ട് അവിടെന്നു drop out എയ്തിട്ട് transorze ലേക്ക് വരാ ചെയ്തിട്ടുണ്ടായിരുന്നത് അവര് എന്നിട്ട് അവിടെ പകുതി പൈസ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾക്കത് പൈസ തിരിച്ച് കിട്ടിയിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ transorze ലേക്ക് വരാ ചെയ്തത് luminous ല് വന്നുക്കുണ്ടെങ്കില് അവിടെ course ഉം കാര്യങ്ങളൊക്കെ മോശാണ് തീരെ പഠിത്തൊ കാര്യങ്ങളോ ഒന്നുല്ല അതോണ്ട് അവർ transorze ലേക്ക് വരാ ചെയ്തതിന്നത് പിന്നെ transorze ൽ വന്നിട്ടും ഇതാണ് അവസ്ഥ അപ്പൊ നീ കൊച്ചീലാകുമ്പൊ എങ്ങനെയാ വീട്ടി പോവാ train ലാണോ അപ്പൊ train ലായിരുന്നു ഞാൻ പോയിൻകൊണ്ടിരുന്നെ അപ്പൊ പിന്നെ വൈഷ്ണവിം കൂടെ ഉണ്ടായിന്ന് പിന്നെ കോഴിക്കോട് വയനാട്ടിലേക്ക് കൊറേ പേര് ഉണ്ടായിരുന്നു കോഴിക്കോട് വരെ ആൾക്കാരുണ്ടായിരുന്നു

ആഹ് അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഓള് പിന്നെ auto rikshaw ന്ന് ഒക്കെ എടുത്ത് ചാടീട്ട് കയ്യും കാലൊക്കെ മുറിയൊക്കെ ചെയ്ത് അതെ അത്

തീരെ ഉത്തരവാദിത്തം ഇല്ല അത്പോലെ ഞങ്ങളവിടൊരു കുട്ടിക്ക് ഇങ്ങനെ പനി ആയിട്ട് അവൾക്ക് തീരെ വയ്യാണ്ടായിട്ടെനു അവള് ഇതിലേക്ക് hospital ലേക്ക് അവളെ കൊണ്ടോയിരുന്നത് അത്രക്കും ഇതായിട്ടാണ് ഞങ്ങൾ case കൊടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞ് ബുസ്താന എന്നല്ലേ ഓളെ പേര്

ആ ഏർ എന്തോ മറ്റേ injection വെച്ചത് പോലും അവര്ക്ക് ഊരി എടുക്കാൻ സമയമില്ലാണ്ട് വലിച്ച് ഊരിട്ട് blood വന്നതൊക്കല്ലേ ആ അതെന്നെ അതൊക്കെ അവൾ അവിടെ പൊ case ആയ സമയത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ news ല് ഇണ്ടായിരുന്നു അവൾ അവളെന്നെ നേരിട്ട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കാര്യത്തിൽ തീരെ ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നില്ല പൈസ മേടിക്കുന്നത് വരെ അവരെ കാര്യം ഇങ്ങനെ അല്ലെയിരുന്നു പൈസ മേടിച്ചേനപ്പൊ അവരെ സ്വഭാവ ഒക്കെ മാറി

കുട്ടിയക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതിന് കുറെ പിന്നെ ആ area ൽ എപ്പൊഴും ഓരോരോ ഇതാന്ന് പിടിച്ചുപറി കഞ്ചാവ് അത്‌ ഇതൊക്കെയായിരുന്നല്ലേ ആ നമ്മള് ആ നിക്കണ ആ ഭാഗം full അങ്ങൻതന്നെ ആയിരുന്നു news തുറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആ ഭാഗത്തിനെ കുറിച്ച് പറയാനെ ഉള്ളു എന്നെ എപ്പോഴെങ്കിലും വീട്ടിൽന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും എന്താണ് അടെ പ്രശ്നം എന്താണ് അടെ പ്രശ്നം പൊറത്തേക്ക് ഒന്നും ഇറങ്ങരുത് അവർക്കെന്റെയിത്ത് നല്ല പേടി ഇണ്ടായിരുന്നു

എന്തായാലും ഇപ്പ കയ്യാനായല്ലോ അന്റെ പഠിത്തൊക്കെ അവിടെന്നു വന്നാല് തിരിച്ചു വന്നത് നന്നായി അല്ലെങ്കിൽ പെട്ടു പോയേനെ ആ area എല്ലാരും പറയുന്നത് ഒരു മോശപ്പെട്ട area യാണ് ഏർ അത് എന്താ വെച്ചാ രണ്ട് north ഉം south ഉം railway station ന്റെ നടുക്കല്ലേ അപ്പൊ അങ്ങനത്തെ ആൾക്കാരും ഇണ്ടാവും പിന്നെ എന്താവെച്ചാ food ഉ അങ്ങനെ തന്നെ ഒരു colony food ഉ അല്ലെ

അങ്ങനത്തെ ഒരു സ്ഥല ഒരു കാട് മൂടിയ സ്ഥലാണ് അവിടെ അധികം ആൾ താമസം ഒന്നുല്ല ആ ഭാഗത്ത് പിന്നെ അവിടെ ഈ institute മാത്രേ ഉള്ളു

ഒരാൾ miss ആയിക്കുണ്ടെങ്കില് വരെ നമ്മക്ക് അറിയാൻ പറ്റൂല വേറെ എന്താ വർത്താനം വേറെന്താ നല്ലത് എടി എൻ്റെ ഉമ്മ വിളിക്കിന്നിണ്ട് ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാവേ